ന്യൂഡൽഹി 30 ജൂൺ 2024
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നമസ്കാരം
ഫെബ്രുവരി മുതൽ നാമെല്ലാവരും കാത്തിരുന്ന ദിവസം ഇന്ന് വന്നെത്തി
'മൻ കി ബാത്തിലൂടെ' ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും ഇടയിലേക്ക് വന്നിരിക്കുന്നു
വളരെ മനോഹരമായ ഒരു ചൊല്ലുണ്ട് - 'ഇതി വിദ പുനർമിലനായ' അതിന്റെ അർത്ഥവും അത്രതന്നെ മനോഹരമാണ് വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടി ഞാൻ യാത്ര പറയുന്നു
തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും കാണുമെന്ന് ഫെബ്രുവരിയിൽ നിങ്ങളോട് പറഞ്ഞത് ഈ ആവേശത്തിലാണ്
ഇന്ന് 'മൻ കി ബാത്തിലൂടെ' ഞാൻ നിങ്ങളുടെ ഇടയിൽ വീണ്ടും എത്തിയിരിക്കുന്നു
നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്നും വീട്ടിൽ എല്ലാവരുടെയും ആരോഗ്യം നന്നായിരിക്കുന്നുവെന്നും പ്രതീക്ഷിക്കുന്നു
ഇപ്പോൾ മൺസൂൺ വന്നിരിക്കുന്നു മൺസൂൺ വരുമ്പോൾ മനസ്സും സന്തോഷിക്കുന്നു
ഇന്ന് മുതൽ ഒരിക്കൽ കൂടി 'മൻ കി ബാത്തിൽ' നമ്മൾ ചർച്ച ചെയ്യുന്നത് തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിലും രാജ്യത്തിലും മാറ്റം കൊണ്ടുവരുന്ന നാട്ടുകാരെക്കുറിച്ചാണ്
നമ്മുടെ സമ്പന്നമായ സംസ്കാരവും മഹത്തായ ചരിത്രവും വികസിത ഭാരതത്തിനായുള്ള ശ്രമങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം
സുഹൃത്തുക്കളേ ഫെബ്രുവരി മുതൽ ഇന്നുവരെ മാസത്തിലെ അവസാന ഞായറാഴ്ച അടുക്കുമ്പോഴെല്ലാം നിങ്ങളുമായുള്ള ഈ ആശയവിനിമയം എനിക്ക് വല്ലാതെ നഷ്ടപ്പെടുമായിരുന്നു
എന്നാൽ ഈ മാസങ്ങളിൽ നിങ്ങൾ എനിക്ക് ലക്ഷക്കണക്കിന് സന്ദേശങ്ങൾ അയച്ചത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി
'മൻ കി ബാത്ത്' റേഡിയോ പരിപാടി ഏതാനും മാസങ്ങളായി നിർത്തലാക്കിയിരുന്നു
പക്ഷേ 'മൻ കി ബാത്തിന്റെ' ആത്മാവ് രാജ്യത്ത് സമൂഹത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്ന നല്ല പ്രവൃത്തികളിൽ നിസ്വാർത്ഥ മനോഭാവത്തോടെ ചെയ്യുന്ന ജോലികളിൽ നിലനിന്നു അത് സമൂഹത്തിൽ ധനാത്മക സ്വാധീനം ചെലുത്തുന്നു - ഇത് തടസ്സമില്ലാതെ തുടരണം
തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കിടയിൽ ഹൃദയസ്പർശിയായ ഇത്തരം വാർത്തകൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം
സുഹൃത്തുക്കളേ നമ്മുടെ ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിലും അചഞ്ചലമായ വിശ്വാസം ആവർത്തിച്ചതിന് നാട്ടുകാർക്ക് ഇന്ന് ഞാൻ നന്ദി പറയുന്നു
ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായിരുന്നു 24ലെ തെരഞ്ഞെടുപ്പ്
65 കോടി ജനങ്ങൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ്
ലോകത്തിലെ ഒരു രാജ്യത്തും ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല
ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് ജൂൺ 30 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്
നമ്മുടെ ആദിവാസി സഹോദരങ്ങളും സഹോദരിമാരും ഈ ദിവസം 'ഹൂൽ ദിവസ്' ആയി ആഘോഷിക്കുന്നു
വിദേശ ഭരണാധികാരികളുടെ അതിക്രമങ്ങളെ ശക്തമായി എതിർത്ത ധീരനായ സിദ്ധോ കാൻഹുവിന്റെ അദമ്യമായ ധൈര്യവുമായി ഈ ദിനം ബന്ധപ്പെട്ടിരിക്കുന്നു
ധീരനായ സിദ്ധോ കാൻഹു ആയിരക്കണക്കിന് സൻഥാലി യുവാക്കളെ ഒന്നിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടി
ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഇത് സംഭവിച്ചത് 1855 ലാണ്
അതായത് 1857 ലെ ഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് രണ്ട് വർഷം മുമ്പ് ഝാർഖണ്ഡിലെ സൻഥാൽ പ്രവിശ്യയിലെ നമ്മുടെ ആദിവാസി സഹോദരങ്ങൾ വിദേശ ഭരണാധികാരികൾക്കെതിരെ ആയുധമെടുത്തപ്പോഴാണ് ഇത് സംഭവിച്ചത്
നമ്മുടെ സൻഥാലി സഹോദരീസഹോദരന്മാരോട് ബ്രിട്ടീഷുകാർ നിരവധി അതിക്രമങ്ങൾ നടത്തുകയും അവർക്ക് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു
ഈ പോരാട്ടത്തിൽ അത്ഭുതകരമായ ധീരത കാണിച്ച് ധീരന്മാരായ സിദ്ധോയും കാൻഹുവും രക്തസാക്ഷികളായി
ഝാർഖണ്ഡിന്റെ ഈ അനശ്വരപുത്രന്മാരുടെ ത്യാഗം ഇന്നും നാട്ടുകാരെ പ്രചോദിപ്പിക്കുന്നു
സൻഥാലി ഭാഷയിൽ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗാനത്തിൽ നിന്നുള്ള ഒരു ഭാഗം നമുക്ക് കേൾക്കാം

എന്റെ പ്രിയ സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായും പറയും - 'അമ്മ'
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന പദവി അമ്മയ്ക്കാണ്
എല്ലാ വേദനകളും സഹിച്ചും അമ്മ തന്റെ കുഞ്ഞിനെ വളർത്തുന്നു
ഓരോ അമ്മയും തന്റെ കുഞ്ഞിനോട് അളവറ്റ വാത്സല്യവും ചൊരിയുന്നു
നമുക്ക് ജന്മം നൽകിയ അമ്മയുടെ ഈ സ്നേഹം നമുക്കെല്ലാവർക്കും ഒരു കടം പോലെയാണ് അത് വീട്ടാൻ ആർക്കും കഴിയില്ല
ഞാൻ ചിന്തിച്ചു നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്നും നൽകാൻ കഴിയില്ല പക്ഷേ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇക്കാര്യം കണക്കിലെടുത്ത് ഈ വർഷം ലോക പരിസ്ഥിതിദിനത്തിൽ ഒരു പ്രത്യേക കാമ്പെയ്ൻ ആരംഭിച്ചു
ഈ പദ്ധതിയുടെ പേര് - 'ഏക് പേട് മാ കേ നാം' അമ്മയുടെ പേരിൽ ഒരു മരം
അമ്മയുടെ പേരിൽ ഞാനും ഒരു മരം നട്ടിട്ടുണ്ട്
ലോകത്തിലെ എല്ലാ പൌരന്മാരോടും അമ്മമാരോടൊപ്പമോ അവരുടെ പേരുകളിലോ ഒരു മരം നടാൻ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്
അമ്മമാരുടെ സ്മരണയ്ക്കായി അല്ലെങ്കിൽ അവരുടെ ബഹുമാനാർത്ഥം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന കാമ്പയിൻ അതിവേഗം വളരുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്
ആളുകൾ അവരുടെ അമ്മമാർക്കൊപ്പമോ അവരുടെ ഫോട്ടോകൾക്കൊപ്പമോ മരം നട്ടുപിടിപ്പിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നു
എല്ലാവരും അവരുടെ അമ്മമാർക്ക് വേണ്ടി മരം നട്ടുപിടിപ്പിക്കുന്നു - അവർ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവർ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും വീട്ടമ്മമാരായാലും
അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും തുല്യ അവസരമാണ് ഈ കാമ്പയിൻ നൽകിയത്
plant4Mother ഏക് പേട് മാ കെ നാം എന്നിവയോടൊപ്പം അവരുടെ ഫോട്ടോകൾ പങ്കിടുമ്പോൾ അവർ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നു
സുഹൃത്തുക്കളേ ഈ പ്രചാരണത്തിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്
ഭൂമിയും ഒരു അമ്മയെപ്പോലെ നമ്മെ പരിപാലിക്കുന്നു
നമ്മുടെ എല്ലാ ജീവിതങ്ങളുടെയും അടിസ്ഥാനം ഭൂമിയാണ്
അതിനാൽ അമ്മയായ ഭൂമിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്
അമ്മയുടെ പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന കാമ്പയിൻ നമ്മുടെ അമ്മയെ ബഹുമാനിക്കുക മാത്രമല്ല ഭൂമാതാവിനെ സംരക്ഷിക്കുകയും ചെയ്യും
കഴിഞ്ഞ ദശകത്തിൽ എല്ലാവരുടെയും ശ്രമഫലമായി ഭാരതത്തിൽ അഭൂതപൂർവമായി വനവിസ്തൃതി വർധിച്ചു
അമൃത് മഹോത്സവവേളയിൽ രാജ്യത്തുടനീളം 60000 ത്തിലധികം അമൃത് സരോവറുകൾ നിർമ്മിച്ചിട്ടുണ്ട്
ഇനി അമ്മയുടെ പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രചാരണം വേഗത്തിലാക്കണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൺസൂൺ അതിവേഗം അതിന്റെ വർണ്ണങ്ങൾ പരത്തുകയാണ്
പിന്നെ മഴക്കാലത്ത് എല്ലാവരും വീടുകളിൽ തിരയാൻ തുടങ്ങുന്നത് കുടയാണ്
ഇന്ന് 'മൻ കി ബാത്തിൽ' ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേകതരം കുടയെക്കുറിച്ചാണ്
ഈ കുടകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്
യഥാർത്ഥത്തിൽ കേരള സംസ്കാരത്തിൽ കുടകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്
അവിടെയുള്ള പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രധാന ഭാഗമാണ് കുടകൾ
എന്നാൽ ഞാൻ പറയുന്ന കുടകൾ 'കാർത്തുമ്പി കുടകൾ' ആണ്
അവ കേരളത്തിലെ അട്ടപ്പാടിയിലാണ് തയ്യാറാക്കുന്നത്
ഈ വർണ്ണാഭമായ കുടകൾ വളരെ മനോഹരമാണ്
ഈ കുടകൾ നമ്മുടെ കേരളത്തിലെ ആദിവാസി സഹോദരിമാരാണ് ഒരുക്കുന്നത് എന്നതാണ് പ്രത്യേകത
ഇന്ന് രാജ്യത്തുടനീളം ഈ കുടകളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
ഓൺലൈൻ വഴിയും ഇവ വിൽക്കുന്നുണ്ട്
'വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റി'യുടെ മേൽനോട്ടത്തിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത്
നമ്മുടെ സ്ത്രീശക്തിയാണ് ഈ സഹകരണസംഘത്തെ നയിക്കുന്നത്
സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചത്
ഈ സൊസൈറ്റി ഒരു മുള കരകൌശല യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട്
ഇപ്പോൾ റീട്ടെയിൽ ഔട്ട്ലെറ്റും പരമ്പരാഗത കഫേയും തുറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇക്കൂട്ടർ
തങ്ങളുടെ കുടകളും മറ്റ് ഉൽപ്പന്നങ്ങളും വിൽക്കുക മാത്രമല്ല അവരുടെ പാരമ്പര്യവും സംസ്കാരവും ലോകത്തെ പരിചയപ്പെടുത്തുക കൂടിയാണ് അവരുടെ ലക്ഷ്യം
ഇന്ന് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുകയാണ് കാർത്തുമ്പി കുട
വോക്കൽ ഫോർ ലോക്കലിന് ഇതിലും മികച്ച ഉദാഹരണം മറ്റെന്താണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ അടുത്ത മാസം ഈ സമയമാകുമ്പോഴേക്കും പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കും
ഒളിമ്പിക് ഗെയിംസിൽ ഭാരതീയ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
ഭാരതീയ ടീമിന് ഒളിമ്പിക് ഗെയിംസിന് എല്ലാ ആശംസകളും നേരുന്നു
ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നു
ടോക്കിയോയിലെ നമ്മുടെ കളിക്കാരുടെ പ്രകടനം ഓരോ ഭാരതീയന്റെയും ഹൃദയം കീഴടക്കി
ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം നമ്മുടെ കായികതാരങ്ങൾ പാരീസ് ഒളിമ്പിക്സിനായി പൂർണ്ണമനസ്സോടെ തയ്യാറെടുക്കുകയായിരുന്നു
നമ്മൾ എല്ലാ കളിക്കാരെയും കൂട്ടിച്ചേർത്താൽ അവരെല്ലാം ഏകദേശം തൊള്ളായിരത്തോളം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്
ഇത് വളരെ വലിയ സംഖ്യയാണ്
സുഹൃത്തുക്കളേ പാരീസ് ഒളിമ്പിക്സിൽ നിങ്ങൾക്ക് ആദ്യമായി ചില കാര്യങ്ങൾ കാണാൻ കഴിയും
ഷൂട്ടിങ്ങിൽ നമ്മുടെ താരങ്ങളുടെ പ്രതിഭയാണ് മുന്നിൽ വരുന്നത്
ടേബിൾ ടെന്നീസിൽ പുരുഷ വനിതാ ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട്
നമ്മളുടെ ഷൂട്ടർ പെൺകുട്ടികളും ഇന്ത്യൻ ഷോട്ട്ഗൺ ടീമിൽ ഉൾപ്പെടുന്നു
ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത ഗുസ്തി കുതിരസവാരി വിഭാഗങ്ങളിൽ ഇത്തവണ നമ്മുടെ ടീമിലെ കളിക്കാർ മത്സരിക്കും
ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഇത്തവണ കായികരംഗത്ത് വേറിട്ടൊരു ആവേശം കാണുമെന്ന്
കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും
ചെസ് ബാഡ്മിന്റൺ എന്നിവയിലും നമ്മുടെ താരങ്ങൾ മികവ് തെളിയിച്ചിട്ടുണ്ട്
ഒളിമ്പിക്സിലും നമ്മുടെ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ
ഈ ഗെയിമുകളിൽ നമ്മൾ മെഡലുകൾ നേടും
ഒപ്പം ഭാരതീയരുടെ ഹൃദയം കീഴടക്കും
വരും ദിവസങ്ങളിൽ ഭാരതീയ ടീമിനെ കാണാൻ എനിക്കും അവസരം ലഭിക്കാൻ പോകുന്നു
നിങ്ങളുടെ പേരിൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും
ഇത്തവണ നമ്മുടെ ഹാഷ്ടാഗ് Cheer4Bharat ആണ്
ഈ ഹാഷ്ടാഗിലൂടെ നമുക്ക് നമ്മുടെ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ ആവേശം വർധിപ്പിക്കണം
അതിനാൽ ഊർജം നിലനിർത്തുകനിങ്ങളുടെ ഈ ഊർജം
ഭാരതത്തിന്റെ മാന്ത്രികത ലോകത്തിന് മുന്നിൽ കാണിക്കാൻ സഹായിക്കും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നു

ഈ റേഡിയോ പരിപാടി കേട്ട് നിങ്ങളും അത്ഭുതപ്പെട്ടു അല്ലേ അതിനാൽ വരൂ അതിന്റെ പിന്നിലെ മുഴുവൻ കഥയും നമുക്ക് കേൾക്കാം
യഥാർത്ഥത്തിൽ ഇത് കുവൈറ്റ് റേഡിയോയുടെ പ്രക്ഷേപണത്തിന്റെ ഒരു ക്ലിപ്പാണ്
ഇനി നമ്മൾ കുവൈറ്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ കരുതും പിന്നെ ഹിന്ദി എങ്ങനെ അവിടെ വന്നു എന്നതിനെ കുറിച്ചും
യഥാർത്ഥത്തിൽ കുവൈറ്റ് സർക്കാർ അതിന്റെ ദേശീയ റേഡിയോയിൽ ഒരു പ്രത്യേക പരിപാടി ആരംഭിച്ചിട്ടുണ്ട്
അതും ഹിന്ദിയിൽ
എല്ലാ ഞായറാഴ്ചകളിലും അരമണിക്കൂറോളം 'കുവൈത്ത് റേഡിയോ'യിൽ ഇത് പ്രക്ഷേപണം ചെയ്യുന്നു
ഭാരതീയ സംസ്കാരത്തിന്റെ വിവിധ നിറങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു
കലാലോകവുമായി ബന്ധപ്പെട്ട നമ്മുടെ സിനിമകളും ചർച്ചകളും അവിടെയുള്ള ഭാരതീയ സമൂഹത്തിനിടയിൽ വളരെ ജനപ്രിയമാണ്
കുവൈറ്റിലെ നാട്ടുകാരും ഇതിൽ വലിയ താൽപര്യം കാണിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്
ഈ മഹത്തായ സംരംഭം സ്വീകരിച്ചതിന് കുവൈറ്റ് സർക്കാരിനും ജനങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു
സുഹൃത്തുക്കളേ നമ്മുടെ സംസ്കാരം ഇന്ന് ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നതിൽ ഏത് ഭാരതീയനാണ് സന്തോഷിക്കാത്തത് ഇപ്പോൾ തുർക്ക്മെനിസ്ഥാനിൽ ഈ വർഷം മെയ് മാസത്തിൽ ദേശീയ കവിയുടെ 300 ാം ജന്മദിനം ആഘോഷിച്ചു
ഈ അവസരത്തിൽ ലോകത്തിലെ പ്രശസ്തരായ 24 കവികളുടെ പ്രതിമകൾ തുർക്ക്മെനിസ്ഥാൻ പ്രസിഡന്റ് അനാച്ഛാദനം ചെയ്തു
ഈ പ്രതിമകളിലൊന്ന് ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെതാണ്
ഇത് ഭാരതത്തിന് ലഭിച്ച ബഹുമതിയാണ് ഗുരുദേവന് ലഭിച്ച ബഹുമതിയാണ്
അതുപോലെ ജൂൺ മാസത്തിൽ രണ്ട് കരീബിയൻ രാജ്യങ്ങളായ സുരിനാമും സെന്റ് വിൻസെന്റും ഗ്രനേഡൈൻസും തങ്ങളുടെ ഭാരതീയ പൈതൃകം തികഞ്ഞ ഉത്സാഹത്തോടെയും ആവേശത്തോടെയും ആഘോഷിച്ചു
സുരിനാമിലെ ഭാരതീയസമൂഹം എല്ലാ വർഷവും ജൂൺ 5 ഭാരതീയ ആഗമന ദിനമായും പ്രവാസി ദിനമായും ആഘോഷിക്കുന്നു
ഹിന്ദിയ്ക്കൊപ്പം ഭോജ്പുരിയും ഇവിടെ വ്യാപകമായി സംസാരിക്കപ്പെടുന്നു
സെന്റ് വിൻസെന്റിലും ഗ്രനേഡൈൻസിലും താമസിക്കുന്ന ഭാരതീയ വംശജരായ നമ്മുടെ സഹോദരീസഹോദരന്മാരുടെ എണ്ണവും ആറായിരത്തോളം വരും
അവരെല്ലാം തങ്ങളുടെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നവരാണ്
ജൂൺ ഒന്നിന് അവർ ഭാരതീയ ആഗമന ദിനം വളരെ ആവേശത്തോടെ ആഘോഷിച്ചതിന്റെ പിന്നിൽ ഈ വികാരം വ്യക്തമായി പ്രതിഫലിക്കുന്നു
ഭാരതീയ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിപുലീകരണം ലോകമെമ്പാടും കാണുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്നു
സുഹൃത്തുക്കളേ ഈ മാസം ലോകം മുഴുവൻ പത്താമത് യോഗ ദിനം വളരെ ആവേശത്തോടെയും തീവ്രതയോടെയും ആഘോഷിച്ചു
ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ സംഘടിപ്പിച്ച യോഗ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു
കാശ്മീരിൽ യുവാക്കൾക്കൊപ്പം സഹോദരിമാരും പെൺമക്കളും യോഗ ദിനത്തിൽ ആവേശത്തോടെ പങ്കെടുത്തു
യോഗാ ദിനാചരണം പുരോഗമിക്കുമ്പോൾ പുതിയ റെക്കോർഡുകൾ പിറന്നിരിക്കുകയാണ്
ലോകമെമ്പാടും നിരവധി അത്ഭുതകരമായ നേട്ടങ്ങൾ യോഗ കൈവരിച്ചിട്ടുണ്ട്
സൌദി അറേബ്യയിൽ ആദ്യമായി ഒരു വനിത അൽ ഹനൂഫ് സാദ് യോഗ പ്രോട്ടോക്കോൾ നയിച്ചു
ഇതാദ്യമായാണ് ഒരു സൌദി വനിത ഒരു പ്രധാന യോഗ സമ്മേളനത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നത്
ഇത്തവണ യോഗാ ദിനത്തിൽ ഈജിപ്തിൽ ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചിരുന്നു
നൈൽ നദിക്കരയിലും പിരമിഡുകൾക്ക് മുന്നിലും ചെങ്കടലിന്റെ ബീച്ചുകളിലും ലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്ന ചിത്രങ്ങൾ വളരെ ജനപ്രിയമായി
മാർബിൾ ബുദ്ധ പ്രതിമയ്ക്ക് പേരുകേട്ട മ്യാൻമറിലെ മാരവിജയ പഗോഡ കോംപ്ലക്സ് ലോകപ്രശസ്തമാണ്
ജൂൺ 21 ന് ഇവിടെയും ഒരു അത്ഭുതകരമായ യോഗ സെഷൻ സംഘടിപ്പിച്ചു
ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചു
ശ്രീലങ്കയിലെ യുനെസ്കോ പൈതൃക സ്ഥലമായി പേരുകേട്ട ഗാലെ ഫോർട്ടിൽ അവിസ്മരണീയമായ ഒരു യോഗ സെഷനും നടന്നു
അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒബ്സർവേഷൻ ഡെക്കിലും ആളുകൾ യോഗ ചെയ്തു
ആദ്യമായി വലിയ തോതിൽ സംഘടിപ്പിച്ച യോഗാ ദിന പരിപാടിയിൽ മാർഷൽ ഐലൻഡ്സ് പ്രസിഡന്റും പങ്കെടുത്തു
ഭൂട്ടാനിലെ തിമ്പുവിലും ഒരു വലിയ യോഗാ ദിന പരിപാടി സംഘടിപ്പിച്ചു അതിൽ എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി ടോബ്ഗേയും പങ്കെടുത്തു
അതായത് ലോകത്തിന്റെ എല്ലാ കോണുകളിലും യോഗ ചെയ്യുന്ന ആളുകളുടെ വിശാലദൃശ്യങ്ങൾ നാമെല്ലാവരും കണ്ടു
യോഗാ ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു
ഞാനും നിങ്ങളോട് മുൻപും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്
യോഗ ഒരു ദിവസത്തെ പരിശീലനമാക്കി മാറ്റരുത്
നിങ്ങൾ പതിവായി യോഗ ചെയ്യണം
ഇത് ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും
സുഹൃത്തുക്കളേ ലോകമെമ്പാടും വലിയ ഡിമാൻഡുള്ള ഭാരതത്തിന്റെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് കൂടാതെ ഭാരതത്തിന്റെ ഏതെങ്കിലും പ്രാദേശിക ഉൽപ്പന്നം ആഗോളതലത്തിൽ വരുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുക സ്വാഭാവികമാണ്
അത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ് 'അരക്കു കാപ്പി' ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാ രാമ രാജു ജില്ലയിലാണ് അരക്കു കാപ്പി വൻതോതിൽ ഉത്പാദിപ്പിക്കുന്നത്
സമ്പന്നമായ സ്വാദിനും സുഗന്ധത്തിനും പേരുകേട്ടതാണ് ഇത്
ഒന്നരലക്ഷത്തോളം ആദിവാസി കുടുംബങ്ങൾ അരക്കു കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
അരക്കു കാപ്പിയെ പുതിയ ഉയരങ്ങളിലെത്തിക്കുന്നതിൽ ഗിരിജൻ സഹകരണസംഘം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്
ഇത് ഇവിടുത്തെ കർഷക സഹോദരങ്ങളെ ഒന്നിപ്പിക്കുകയും അരക്കു കാപ്പി കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു
ഇതും ഈ കർഷകരുടെ വരുമാനം വർധിപ്പിച്ചിട്ടുണ്ട്
കൊണ്ട ദോര ആദിവാസി സമൂഹത്തിനും ഇതുവഴി ഏറെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്
പണം സമ്പാദിക്കുന്നതിനൊപ്പം മാന്യമായ ജീവിതവും അവർക്ക് ലഭിക്കുന്നുണ്ട്
ഒരിക്കൽ വിശാഖപട്ടണത്ത് വെച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഗാരുവിനോടൊപ്പം ഈ കാപ്പി ആസ്വദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ ഓർക്കുന്നു
അതിന്റെ രുചിയെക്കുറിച്ചൊന്നും ചോദിക്കരുത് ഈ കോഫി അതിശയകരമാണ് അരക്കു കോഫി നിരവധി ഗ്ലോബൽ അവാർഡുകൾ നേടിയിട്ടുണ്ട്
ഡൽഹിയിൽ നടന്ന ജി 20 ഉച്ചകോടിയിലും കാപ്പി ഹിറ്റായിരുന്നു
അവസരം കിട്ടുമ്പോഴെല്ലാം അരക്കു കാപ്പിയും ആസ്വദിക്കണം
സുഹൃത്തുക്കളേ ജമ്മു കാശ്മീരിലെ ജനങ്ങളും പ്രാദേശിക ഉൽപന്നങ്ങൾ ആഗോള ഉൽപ്പന്നമാക്കുന്നതിൽ പിന്നിലല്ല
കഴിഞ്ഞ മാസം ജമ്മു കാശ്മീർ നേടിയത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് മാതൃകയാണ്
ഇവിടെയുള്ള പുൽവാമയിൽ നിന്നാണ് ആദ്യമായി സ്നോ പീസ് ലണ്ടനിലേക്ക് അയച്ചത്
കാശ്മീരിൽ വിളയുന്ന വിദേശ പച്ചക്കറികൾ എന്തുകൊണ്ട് ലോക ഭൂപടത്തിൽ കൊണ്ടുവന്നുകൂടാ എന്ന ആശയം ചിലർക്കുണ്ടായി
തുടർന്ന് ചകുര ഗ്രാമത്തിലെ അബ്ദുൾ റഷീദ് മീറാണ് ഇതിനായി ആദ്യം രംഗത്തെത്തിയത്
ഗ്രാമത്തിലെ മറ്റ് കർഷകരുടെ ഭൂമി സംയോജിപ്പിച്ച് അദ്ദേഹം സ്നോ പീസ് വളർത്താൻ തുടങ്ങി
താമസിയാതെ കാശ്മീരിൽ നിന്ന് ലണ്ടനിലേക്ക് സ്നോ പീസ് എത്താൻ തുടങ്ങി ഈ വിജയം ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ സമൃദ്ധിക്ക് പുതിയ വാതിലുകൾ തുറന്നു
നമ്മുടെ നാട്ടിൽ ഇത്തരം തനത് ഉൽപ്പന്നങ്ങൾക്ക് ഒരു കുറവുമില്ല
അത്തരം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ myproductsmypride മായി പങ്കിടണം
വരാനിരിക്കുന്ന 'മൻ കി ബാത്തിൽ' ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യും
മമ പ്രിയ ദേശവാസിൻ
അദ്യ അഹം കിഞ്ചിത് ചർച്ച സംസ്കൃത ഭാഷയാ ആരംഭേ
'മൻ കി ബാത്തിൽ' ഞാൻ പെട്ടെന്ന് സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതിന് കാരണം ഇന്ന് സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് ജൂൺ 30 ന് ആകാശവാണി അതിന്റെ സംസ്കൃത ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്തതിന്റെ 50 വർഷം തികയുകയാണ്
ഈ ബുള്ളറ്റിൻ 50 വർഷമായി തുടർച്ചയായി നിരവധി ആളുകളെ സംസ്കൃതവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു
ആകാശവാണി കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുന്നു
സുഹൃത്തുക്കളേ പുരാതന ഭാരതീയ വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പുരോഗതിയിൽ സംസ്കൃതത്തിന് വലിയ പങ്കുണ്ട്
നാം സംസ്കൃതത്തെ ബഹുമാനിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതവുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്
ഇപ്പോൾ ബാംഗ്ലൂരിൽ പലരും ഇത്തരമൊരു ശ്രമം നടത്തുന്നുണ്ട്
ബാംഗ്ലൂരിൽ ഒരു പാർക്കുണ്ട് - കബ്ബൺ പാർക്ക് ഇവിടെയുള്ളവർ ഈ പാർക്കിൽ ഒരു പുതിയ പരമ്പര ആരംഭിച്ചു
ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ഞായറാഴ്ചയും കുട്ടികളും യുവാക്കളും മുതിർന്നവരും പരസ്പരം സംസ്കൃതത്തിൽ സംസാരിക്കുന്നു
ഇത് മാത്രമല്ല സംസ്കൃതത്തിൽ മാത്രം നിരവധി സംവാദ സെഷനുകളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്
അവരുടെ സംരംഭത്തിന്റെ പേര് - സംസ്കൃത വാരാന്ത്യം ഒരു വെബ്സൈറ്റിലൂടെ ശ്രീമതി സമഷ്ടി ഗുബ്ബിയാണ് ഇത് ആരംഭിച്ചത്
ദിവസങ്ങൾക്കുമുമ്പ് ആരംഭിച്ച ഈ ശ്രമം ബെംഗളൂരുവിലെ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രചാരം നേടിയിട്ടുണ്ട്
നമ്മളെല്ലാവരും അത്തരം ശ്രമങ്ങളിൽ പങ്കാളികളാകുകയാണെങ്കിൽ ലോകത്തിലെ പുരാതനവും ശാസ്ത്രീയവുമായ ഒരു ഭാഷയിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ 'മൻ കി ബാത്തിന്റെ' ഈ അദ്ധ്യായത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്
ഇപ്പോൾ ഈ പരമ്പര പഴയതുപോലെ തുടരും
ഇനി ഒരാഴ്ച കഴിഞ്ഞ് വിശുദ്ധ രഥയാത്ര ആരംഭിക്കാൻ പോകുന്നു
മഹാപ്രഭു ജഗന്നാഥന്റെ അനുഗ്രഹം എല്ലാ രാജ്യക്കാർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
അമർനാഥ് യാത്രയും ആരംഭിച്ചു അടുത്ത ദിവസങ്ങളിൽ പണ്ഡർപൂർ വാരിയും ആരംഭിക്കാൻ പോകുന്നു
ഈ യാത്രകളിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുന്നു
കച്ചി പുതുവത്സരം - ആഷാഢി ബീജ് ഉത്സവം വരാൻ പോകുന്നു
എല്ലാ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു
പോസിറ്റീവിറ്റിയുമായി ബന്ധപ്പെട്ട പൊതു പങ്കാളിത്തത്തിന്റെ ഇത്തരം ശ്രമങ്ങൾ നിങ്ങൾ തുടർന്നും പങ്കുവെയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
അടുത്ത മാസം നിങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണ്
അതുവരെ നിങ്ങൾ നിങ്ങളെയും കുടുംബത്തെയും പരിപാലിക്കുക
വളരെ നന്ദി
നമസ്കാരം